അങ്ങനെ പല്ലൂര് ആഹ് കത്ത് മാത്രം മതി. ഇപ്പൊ ലൂപ്പ് എടുക്കണില്ല. പിന്നെ എടുത്താ മതി. ഈ തിരക്ക് ഒക്കെ കഴിയട്ടെ. ഉം ഇപ്പൊ എന്താന്നറിയുവോ കത്തി rate ഉവാണ് എല്ലാത്തിനും ആഹ് കടേലും rate ആണ്. കടേലും rate ആ page ഇലും rate ആ പിന്നെ ഞാൻ വാങ്ങല് തന്നെയാണ് ഇജ്ജ് നോക്കി നോക്കിൻ. ഇജ്ജ് വാങ്ങിച്ചോ എല്ലാരും എടുക്കുവാണെങ്കിൽ തന്നെ ഉം പെരുന്നാളിന്റെ ആകെ എടുക്കണത് പെരുന്നാളിനാണ്. അതെത്ര pages വന്നേ? ഏയ് ആര് നോക്കുണു.

Hello Hello വണ്ടിയില് എണ്ണ അങ്ങോട്ട്? പോകാൻ കഴിഞ്ഞേല് ആഹ് പ്രശ്‍നം ഒന്നും ഇല്ലല്ലോ ഉം ഉം കുറെ കാലായി പുറത്തേക്ക് ഇറങ്ങിയിട്ട്. ആഹാ നല്ല പൂതി ഉണ്ട്. ഉം പക്ഷെ ഇച്ചിര work ഇന്റെ കാര്യങ്ങൾ കുടിയുണ്ട്. കുറച്ചു കാലം കുറച്ചു ദിവസം മുൻപ് അങ്ങനെ പോയതാണ്. അതെ നിന്റെ ഒപ്പം ഉണ്ടായിരുന്നില്ലേ ഒരു ശ്യാം. മറ്റേ wrestling ഇന് ഉണ്ടായിരുന്നെ. ഓന്റെ work ഇനാണ് അത്. ഇപ്പം ring tone ഇനോ അങ്ങനത്തെ ഒരു അങ്ങനേം ഉണ്ട് ഓരോ Apps നമ്മെ first exam ഇന് തന്നെയാണ് നോമ്പ് ഇല്ലാതിരുന്നതു. ബാക്കി ഉള്ളതൊക്കെ നോക്കല് ഇതൊക്കെ കഴിയട്ടെ, സാധനം set ആക്കി. ഇത് കഴിയണം ഇപ്പൊ പോയാല് ഒരു കാര്യോം ഇല്ല. എന്ത് ചെയ്തിട്ട പോവുക കാരണം mark കുറഞ്ഞിട്ടു പറഞ്ഞിട്ട് കാര്യം ഇല്ലല്ലോ.

ഉം വെറുതെ രണ്ടു മാസം എന്തായാലും അപ്പൊ ഒറ്റ leave ഉണ്ടാവില്ല. ഇജ്ജ് win ചെയ്യ. അവര് risk എടുത്തല്ലേ win ചെയ്തേക്കണേ. നോക്കട്ടെ ഞാനെന്തായാലും user tag ഇട്ടിട്ടില്ല, നല്ലതാണെങ്കിൽ എടുക്കണം. ആഹ് ആനക്ക് ഓർമ വന്നില്ലേ.

correct size നോക്കുക. എനിക്ക് ഈ ഇപ്പോഴത്തെ size ഇന്റെ വ്യത്യാസം ആണ്. ഇപ്പൊ ഇതിലൊരു size ആണ് വെച്ചാ അതല്ല അപ്പുറത്തെ size

അപ്പൊ പോകാം എന്തായാലും നോമ്പ് തുറന്നേക്കണ് പോകാം ഉം ശരി bye ആഹ് Hello ഞാൻ ഇവിടെ വീട്ടിൽ ഉണ്ട് അണ്ണാ. work കഴിഞ്ഞു വന്നേ ഉള്ളു. തിരക്ക്, കുഴപ്പമില്ലായിരുന്നു തിങ്കളാഴ്ച്ച അല്ലായിരുന്നോ? അതിന്റെയൊക്കെ ചെറിയൊരു തിങ്കളാഴ്ച എന്തുവാ, മറ്റുള്ള ഞായറാഴ്ച കഴിഞ് അങ്ങൊട്ട്, ഞായറാഴ്ച വീട്ടിൽ ഇരുന്നിട്ട് തിങ്കളാഴ്ച ചെല്ലുമ്പോ നമുക്കൊരു മടുപ്പ് അല്ലയോ ആഹ് ഒരു ആഹ് ഇന്നലെ ഇച്ചിരി ഇതൊക്കെ ഉണ്ടായിരുന്നു. മുട്ടേൽ നടന്ന് കറങ്ങാൻ പോയിരുന്നു. ഉം ഞങ്ങളില്ലേ, ഷെഹ്‌റാസ് വന്നെന്ന് തോന്നുന്നു, ഇന്നലെ വീട്ടിൽ വന്നായിരുന്നു അവൻ. ഞാൻ ഇപ്പൊ എഴുന്നേറ്റെ ഉള്ളു. party ഇല്ലേ പുഷ്പ അഹ് കാണുമായിരിക്കും

അഹ് അതിൻ്റെ photos ഉം ഒക്കെ അവൻ കഴിഞ്ഞേടെ എണീറ്റങ്ങ് പോയി. അഹ് അവര് college ഇൽ നിന്ന് friends ഉം അവരെല്ലാരും കൂടെ അഹ് തോന്നി, അന്നെന്നോട് പറഞ്ഞില്ലായിരുന്നോ ഒരു trip plan ചെയ്യണമെന്ന് ഉം ആഹ് അത് എന്നാ? എങ്ങിനെ family ആയിട്ടാണോ? ആരൊക്കെയുണ്ട്? കൊച്ചുമുണ്ടോ, നിങ്ങൾ മൂന്ന് പേര്, വേറെയാരും ഇല്ലേ? ഒരാളെ കൂട്ട് അഹ് കൊച്ചിനെ നോക്കാൻ ഒക്കെ ഒരാള് വേണ്ടായോ കൊച്ചിനെ നോക്കാൻ ഒക്കെ ഒരാള് വേണ്ടായോ

അഹ് അത് ഒരു പണിയാ ഹും എവിടൊക്കെയാ പോന്നെ? തീരുമാനിച്ചോ സ്ഥലം വല്ലോം? ഉം ഓ അഹ് നമ്മൾ അന്ന് വാഗമൺ ആരുന്നു. വാഗമൺ ആകുമ്പോ കുറച്ചൊരു പൈസയെ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ടു പിന്നെ വാഗമൺ പിടിച്ചു വാഗമണ് മുന്നാർ വഴി പിന്നൊന്ന് തമിഴ്നാട്ടിൽ കൂടി ഒന്ന് കറങ്ങി ഊട്ടി കൊഡൈക്കനാൽ ഒന്ന് കേറി ഹാ ഊട്ടി, ഊട്ടി കൊടൈക്കനാൽ just ഒന്ന് കറങ്ങി, just അല്ല. ഒരു രണ്ടു ദിവസം എടുത്തു പിന്നെ ഉം കോയമ്പത്തൂർ വഴി കേറി ഇങ്ങു വന്നു

അപ്പൊ നിങ്ങൾക്ക് എങ്ങനാ? ഒന്നിച്ചോ ഒന്നിച്ചു അഹ് അതൊക്കെ നല്ലതാ. നമ്മൾ അമ്പലത്തിൽ അങ്ങിനെ പോന്നതല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ഥലം കാണാൻ അല്ലെങ്കിൽ പളനി മറ്റേ ആദിയോഗി ക്ഷേത്രമൊക്കെ ഇല്ലിയോ കോയമ്പത്തൂര് അവിടൊക്കെ, ആ അവിടുന്ന് കുറച്ചു പോണം kilometer കണക്കു correct പറയാനാണെങ്കിൽ google map നോക്കണം. correct ഏകദേശം എന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോ നമക്ക് വഴി കുറെ ഉണ്ട് അണ്ണാ short cut ഉണ്ട് കുറെ ഉണ്ട് കൊച്ചു വഴിയാണെങ്കിലും short cut ആണ് നമക്ക് എത്താൻ പറ്റും. ആഹ് google map ഇനകത്തു correct കൊടുത്തിട്ടുണ്ട് short cut ഉം കാര്യങ്ങളും എല്ലാം പിന്നെ forest വഴി കേറി പോന്നെ ഉണ്ട്. അപ്പൊ പിന്നെ extra കുറച്ചു പൈസേം കൈയിലുള്ളത് കൊടുക്കണം

അങ്ങിനെ എങ്കിൽ ഒരു ഇന്നോവ വല്ലോം സെറ്റ് ചെയ്തു കുറച്ചു പേരെ കൊണ്ട് പോ അച്ഛനും അമ്മയും ഒക്കെ കൊണ്ട് ആ അപ്പൊ അളിയനേം കൂടി കൂട്ടാനാ?

ആണോ? ആഹ്

ആഹ്

ആഹ് അങ്ങിനെ എങ്കിൽ വാഗമണ് കേറി, മൂന്നാർ കറി, ഞാൻ പറഞ്ഞ കൂട്ട് ഊട്ടി, കൊടൈക്കനാല് കേറി വന്നാ മതി. അഹ് ഏതായാലും പോവല്ലിയോ? കുറച്ചു~ കുറച്ചു ദുരം ഉള്ളല്ലോ, ഊട്ടി കൊഡൈക്കനാല്. കുറച്ചല്ല കുറച്ചു അധികം ദൂരം ഉണ്ട്. പിന്നെ ഉം

ആഹ് നമ്മള് പോയെന്നു പറയുമ്പം ആദ്യം നമ്മള് നേരെ പോയത് ഇവിടാണ്, വാഗമൺ ആണ്, വാഗമൺ പിടിച്ചു ചെയ്തു, വാഗമണ് പിടിച്ചു ചെന്നപ്പോഴേക്കും വൈകിട്ടൊക്കെ ആയി, വെളുപ്പിന് ഇറങ്ങിയാരുന്നു ഞങ്ങള് വൈകിട്ടല്ല, ഉച്ച~ ഉച്ച സമയം ഒക്കെ ആയി, food ഒക്കെ നമ്മള് വഴിയിരുന്നു കഴിച്ചിട്ടൊക്കെയാ പോയത്. വഴിയിരുന്നു, ആ ഉച്ചകലത്തേക്കുള്ള food ഒക്കെ നമ്മള് കൊണ്ട് പോയി. നമ്മടെ ഒരു കൂട്ടുകാരന്റെ വീട്ടീന്ന് എല്ലാർക്കും കൂടി ഒരൊറ്റ പൊതി കെട്ടി. എല്ലാവരും കൊണ്ടുവരാൻ ഒക്കെ plan ഇട്ടതാ. പിന്നെ അവസാനം അവന്റെ വീട്ടീന്ന് തന്നെ അവന്റെ ചോറും തീർത്തിട്ടാ വന്നത് ഉം അത് അങ്ങിനെ ആണ് vibe അല്ലെ?

ആഹ് ഉം ഉം നമ്മള് അവിടെങ്ങുവല്ല കഴിച്ചേ, നമ്മള് road side നല്ലൊരു തണലു കണ്ടു. നല്ല എന്തുവാ കാറ്റും തണലും ഒക്കെ ആയിരുന്നു. അങ്ങോട്ട് വണ്ടി നിർത്തിയിട്ടിട്ട് അവിടെ ഇരുന്നു കഴിച്ചു. കുറച്ചു നേരം ഒക്കെ ഒന്ന് rest ചെയ്തിട്ട് നേരെ അവിടുന്ന് വിട്ടു ചെയ്തു, പിന്നെ നേരെ ചെന്ന് വാഗമണ്‍ കേറിയപ്പോഴത്തേക്കും നേരെ പോയത് കുരിസ്സുമല ആരുന്നു.

നമ്മൾ അവിടൊരു ചെറിയൊരു ഇതിലാ എടുത്തുള്ളത്. അവിടെ എന്തുവാ ഒരു home stay ഉണ്ടാരുന്നു. വാഗ്മണിൽ തന്നെ. അപ്പം അവിടുന്ന് എന്തോ ഒരു home stylefood ഒക്കെ നമ്മള് hotel ഇൽ നിന്ന് കഴിച്ചു. ആഹ് homely food സ്ഥലം ഒക്കെ ഉണ്ട് പോകാൻ, ശരിക്കും ഉണ്ടവിടെ homely food ഒക്കെ

രണ്ടു റൂം ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നേ വലിയൊരു ഹാൾ എടുത്ത് അത് രണ്ടു റൂം ആക്കി സെറ്റ് ചെയ്യും എന്നിട്ടു പിന്നെ എന്തുവാ ടോയ്ലറ്റ് കാര്യങ്ങളും എല്ലാം ഉണ്ട് ബെഡ് അതെല്ലാം പക്കാ യാണ് അതെല്ലാം ഭയങ്കര വൃത്തിയും കാര്യങ്ങളും ഒക്കെയാ അങ്ങനെ, bath room ഒക്കെ വലിയയാരുന്നു, അങ്ങനെ അപ്പം പിന്നെ food വേണോങ്കി അവര്‌ വേണോങ്കി ചോദിക്കും വൈകിട്ടത്തേക്കുള്ള food ഇനുണ്ടോ? അങ്ങനാണെകിൽ വീട്ടിൽ തന്നെ വയ്കുന്നെ അവര് കുറച്ചു ഇതായിട്ടു വയ്ക്കും rich ആയിട്ടു വയ്ക്കും. നല്ല food ഒക്കെ തന്നെയായിരിക്കും. നമുക്ക് വേണോങ്കി ചമ്മന്തി ഉണ്ടോന്നു ചോദിക്കാം ചമ്മന്തി ഉണ്ട്, അച്ചാർ ഉണ്ടോ? അച്ചാർ ഉണ്ട്. ഉം വീട്ടിൽ കഴിക്കത്തില്ലിയോ ആ സാധനം തന്നെ. അവിടെ ഈ ട് trip പോകുമ്പോ തന്നെ food ചിലർക്കൊന്നും പിടിക്കത്തില്ലല്ലോ നമക്ക്. ഉം അങ്ങനെ ആവൂമ്പോഴത്തേക്കു നമ്മടെ പകുതി trip അങ്ങ് പോകും. ഉം അതുകൊണ്ടു food ഒക്കെ നമുക്കു അങ്ങിനെ വിശ്വസിച്ചു കഴിക്കാം. കാരണം പിന്നെ

അതാവുമ്പം വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചാൽ മതി അവര് ചോദിക്കും special ആയിട്ടു വല്ലോം വേണോന്ന്‌?

ആഹ് ആഹ് ആഹ് ഇല്ലില്ല ഹും ആഹ് ആഹ് okay

ആഹ് അതൊക്കെ അവര് പറയും എല്ലാ കാര്യങ്ങളും ചോദിച്ചു correct ആക്കിയിട്ടാ അവര് ചോദിക്കുന്നെ. നമ്മള് correct വാഗമണ് proper proper വാഗമൺ കഴിഞ്ഞു ഒരു home stay കൊച്ചൊരു വീട്ടില് ഒരു ഉം അഹ് ഞങ്ങൾ ആദ്യം അല്ലാതു hotel ഇൽ കയറി room ഒക്കെ എടുക്കുന്നതിന് ഭയങ്കര പൈസേം കാര്യങ്ങളും ഒക്കെയാ, പത്തു മുവ്വായിരം രൂപക്ക് അടുപ്പിച്ചു വരും നമ്മള് വിചാരിച്ച എന്തായാലും പിള്ളാര് set അല്ലിയോ നമ്മൾ ആകെയൊരു sheet ഉണ്ടായാലും വെളിയിൽ ആയാലും നമ്മള് കിടക്കും. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്തുവാ നോക്കുമ്പോ എന്തുവാ ഒരു കട കണ്ടു അപ്പൊ അതിന്റെ അപ്പുറത്തൊരു ചെറിയ ഒരു lodge അല്ല ഒരു രണ്ടു നില കെട്ടിയിട്ടുണ്ട്, നമ്മള് വിചാരിച്ചു ആരുടെയെങ്കിലും വീട് വല്ലതും ആയിരിക്കും എന്ന് നമ്മളവിടെ ചെന്ന് ചോദിച്ചപ്പോ ചേട്ടാ ഇവിടെ ഈ room എങ്ങിനാ ഈ home stay കാര്യങ്ങളോ വല്ലോം ഉണ്ടോ എന്ന് ചോദിച്ചു അത്യാവശ്യം rate കുറച്ചു കിട്ടുന്ന അപ്പോ അവര് ചോദിക്കുവാ ആണ്ട് ഞങ്ങൾക്ക് അവിടുണ്ട് ദാ അതാ ആ കാണൂന്നയാന്നു പറഞ്ഞു. ആയിരത്തി ഇരുനൂറു രുപ ആവത്തെ ഉള്ളന്നൂ പറഞ്ഞു. ഒറ്റ രാത്രി, ഒറ്റ രാത്രി ആയിരത്തി ഇരുനൂറു രൂപ പറഞ്ഞു, ഞങ്ങള് പറഞ്ഞു ആയിരത്തി ഇരുനൂറു കുഴപ്പമില്ല, അത്യാവശ്യം കട്ടില് ഉണ്ട്, വലിയ ഒരു കട്ടില്. പിന്നെ bath room ഉം കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞങ്ങൾ പറഞ്ഞെന്നാ അത് മതീന്ന് പറഞ്ഞു. അങ്ങിനെ പറഞ്ഞു പറഞ്ഞൊരു ആയിരത്തി ഒരുനൂറ് ആക്കി ഒരു നൂറു രൂപ കുറച്ചു തന്നു. ആ കൊള്ളാം super ആരുന്നു.

അതൊക്കെ അവര് ചോദിച്ചു. നമ്മള് പിന്നെ food ഒക്കെ പിന്നെ, നമ്മള് പിന്നെ എല്ലാർക്കും കൂടെ വെളിന്ന് മേടിച്ചു, അല്ലാതു പിള്ളാര് കുറെ ഇതൊക്കെ എടുക്കാൻ പോയ്‌, അല്ലല്ല നമ്മൾ അവിടുന്ന് മേടിച്ചു food. അവിടെ നമ്മളോട് ചോദിച്ചാരുന്നു അവര് അത് ചോദിച്ചപ്പോ നമ്മള് പറഞ്ഞു ഓ വേണ്ട നമ്മള് അവര് വെളിന്ന് മേടിക്കാം എന്നാ പറഞ്ഞെ അന്ന് അപ്പൊ അവര് ഈ പിള്ളേരൊക്കെ അല്ലിയോ. അവര് സാധനം ഒക്കെ എടുക്കാൻ പോയിരുന്നു. അപ്പം പോയ വഴിക്കു ഇവന്മാര് മേടിച്ചോണ്ടു അങ്ങ് വന്നു food ഉം ഫുഡ് ഉം കുടി മേടിച്ചു food ഉം കുടി മേടിച്ചു അതായതു പൊറോട്ടയും ദോശയും ഒക്കെ മേടിച്ചോണ്ടു വന്നു ആഹ് അപ്പം അങ്ങിനെ പറഞ്ഞു. ഞങ്ങള് പറഞ്ഞെന്നാ വേണ്ടെന്ന് പറഞ്ഞു മേടിച്ചെന്നു പറഞ്ഞു നേരത്തെ. നമ്മള് പറഞ്ഞു, ആ ചേട്ടാ അറിഞ്ഞില്ലല്ലോ, അങ്ങിനെ പറഞ്ഞു. അപ്പം പറഞ്ഞു എന്നാ ആ ശരീന്ന് പറഞ്ഞു. അങ്ങിനെ പറഞ്ഞു. ഞാൻ രാവിലെ ഒരു നോക്കിയപ്പോ ഒരു കുഴപ്പം ഒന്നും ഇല്ലാതെ room ഒക്കെ അങ്ങിനെ തന്നെ വലിയ അലമ്പും കാര്യങ്ങളും ഒന്നും ഇല്ല. അവര് പറഞ്ഞെന്നാ ശരി, സന്തോഷത്തോടെ key ഉം കൊടുത്തു നമ്മൾ അടുത്ത സ്ഥലത്തോട്ടു പോയി, വെളുപ്പിന്

അതൊക്കെ ആണെങ്കിലും നല്ല restaurant ഉം കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടുത്തെ തോപ്പ് . ഉം ആഹ്

ആഹ്

നമ്മള് ഇപ്പം ഇന്നപോലെ ഇന്നപോലുള്ള safety ഒക്കെ നമ്മള് പോകുന്നു നമ്മൾ ഒന്നും അറിയുന്നില്ലല്ലോ correct. നമ്മള് room ഇൽ ചെന്ന് room എടുക്കുന്നു. നമ്മള് അവിടെ കിടക്കുന്നു, നമ്മള് പോകുന്നു. പിറ്റേന്ന് നമ്മൾ അവിടുന്നങ്ങു നമ്മളും അറിയുന്നില്ല correct പിന്നെ ഈ വാർത്തയിൽ ഒക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. social media യിലൊക്കെ അവര് പറയുവല്ലോ ഇന്ന പോലെ ഒരു hotel ഇൽ ഇന്നപോലെതങ്ങാനാണ്‌ വിഷയമാണ്.

പിന്നെ നിങ്ങള് വാഗമണ് പോവാണെങ്കി ഇവിടുന്നു നേരെ ചെന്ന് ഞാൻ പറഞ്ഞ കൂട്ട് കുരിശ്ശ്മല കേറി ഇറങ്ങുമ്പോഴത്തേക്കു വൈകിട്ടാവും. അല്ല കുരിശ് മല. അവിടെ അങ്ങനൊരു സ്ഥലമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങള് നേരെ hotel ഇൽ പോയി room ഒക്കെ എടുത്തിട്ട് fresh ആയിട്ട് ഒന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ വെളുപ്പിനെ ഇറങ്ങിയിട്ട് മീശപുലിമല ഇല്ലിയോ അണ്ണൻ പറഞ്ഞെ, ഞങ്ങടെ status ഇട്ടേ അവിടെ പോവുക, അവിടാവുമ്പോ ഭയങ്കര view ആ രാവിലെ നമ്മുടെ room ഇന്നും വാഗോമോണിനു കുറച്ചു പോയ മതി. ഒരു അര മുക്കാൽ മണിക്കൂറേ കാണാതുള്ളു ആഹ് അവിടുന്ന് ആഹ് നമ്മളൊരു ആറു മണിക്ക് മുന്പായിട്ടു ഒക്കെ ചെല്ലണം. താഴെ ആ ഒരു view കാണാൻ പറ്റും അതായതില്ലേ പഞ്ഞി കേട്ട് കിടക്കുന്ന കൂട്ട് മേഘം കിടക്കും.

ഉം അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നല്ല സ്ഥലങ്ങൾ ഒക്കെയാ കാണാൻ. പിന്നതു കഴിഞ്ഞിട്ട് പാഞ്ചാലി മേടുണ്ട് അവിടുന്ന് പാഞ്ചാലി മേട് ആവാം പോലെ.

നമ്മടെ വണ്ടി പോവും പക്ഷെ കുറച്ചേ പോകത്തുള്ളൂ പിന്നെ അവിടുന്ന് പിന്നെ ഒന്നുങ്കിൽ നടക്കണം അല്ലെങ്കിൽ jeep. കാണാനില്ലിയോ പാഞ്ചാലിമേടൊക്കെ super ആ. മലയും, ആടും, താഴ്വാരവും മഞ്ഞും, കൊടെ ഒക്കെ ഇറങ്ങുന്നേ കാണാം. ആഹ് ആഹ് അങ്ങനൊന്നും ഇല്ല രാത്രി കേറരുത്. ഏഴു അല്ല ആറു മണി അല്ല അഞ്ചു മണിയാവുമ്പോ അവിടെ stop ചെയ്യും കേറുന്നത്. ആഹ് മല കേറുന്നത്. പിന്നെ അവര് പിന്നെ മറ്റേടത്തുന്ന് ആൾക്കാരിങ്ങനെ speaker ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടുന്ന് പെട്ടന്ന് ഇറങ്ങാൻ പറയും.

അതുകൊണ്ടു അങ്ങനെ പറയും.

അത് ഈ രാമക്കൽ മേട്ടിലുണ്ട്, പിന്നെ പരുന്തും പാറ, പരുന്തും പാറ trekking ഇല്ലെന്നു തോന്നുന്നു. ആഹ് അത് നിങ്ങള് എല്ലാരും കൂടെ പോവാണെങ്കിൽ എങ്ങിനൊക്കെ പോയാലും ഒരു രണ്ടു jeep എടുക്കേണ്ടയോ? jeep എന്ന് ~ jeep എന്ന് പറയുമ്പോ മറ്റേ എന്തുവാ വലിയ കുഴപ്പം ഒന്നും ഇല്ല. പെയ്യേ കാഴ്ച ഒക്കെ കണ്ടു നമുക്കു പെയ്യെ അവരിങ്ങനെ ഇട്ടു തരും, ഇച്ചിരൂടാവുമ്പോ മയില് വരും, ഉം എല്ലാം കറക്റ്റ് കാര്യങ്ങൾ അവര് പറയും. ഇത് നമ്മള് പോന്ന വഴിക്കു മറ്റേ ഇയോബിന്റെ പുസ്തകം shoot ചെയ്തില്ലിയോ? മറ്റേ first കാണിക്കുന്നേ ഒരു മലേം കുന്നുവൊക്കെ ആഹ് ആ സ്ഥലം ഒക്കെ അവര് കാണിച്ചു തരും അവിടെ കൊണ്ടുപോകും ആ അതവിടാ. പിന്നതു കഴിഞ്ഞു നിങ്ങള് ഒരു വൈകിട്ടൊക്കെ ആകുമ്പോ അവിടുന്ന് ഇറങ്ങുക. വൈകിട്ടൊരു അഞ്ചു മണിക്കൊക്കെ ഇറങ്ങിയ നല്ലയായിരിക്കും. അഞ്ചു മണിക്കിറങ്ങിയാ ഊട്ടി എത്തുമ്പോഴേത്തേക്കും ഒരു സമയമാവും. അല്ലെങ്കിൽ അവിടുന്ന് നേരെ നിങ്ങള് മൂന്നാർ പിടിക്കുന്നോ? മൂന്നാർ പിടിച്ച അത്രേം long ആയിരിക്കും. അല്ലെ മൂന്നാർ touch ചെയ്തു പോയ മതി. നേരെ പോയി മൂന്നാർ room എടുക്കുക. മൂന്നാർ room എടുത്തിട്ട് തിരിച്ചു just അവിടെ ആഹ് വാഗ്മണിന്നു നേരെ മൂന്നാർ പിടിക്കുക. അതായിരിക്കും എളുപ്പം. എന്തായാലും ചുരം ഇറങ്ങിയല്ലിയോ പോന്നെ? ഊട്ടീലോട്ടു? അങ്ങനാണെങ്കിൽ മൂന്നാർ പിടിച്ചിട്ടു രാവിലെ പോയി sunrise അവിടെ ഉണ്ട്. മൂന്നാർ sunrise ഉണ്ട്. സൂര്യ ഉദയം. അത് നല്ലയ. രാവിലെ അപ്പം ഒരു ആറു മണി ഒക്കെ ആകുമ്പോ ഇറങ്ങിയാ മതി. ഇറങ്ങിയാ മതി. അല്ലെ car ഉണ്ടെങ്കിൽ നിങ്ങള് നല്ലപോലെ ഒക്കെ കിടന്നു ഉറങ്ങി ഒരു എട്ടു മണിക്ക് എന്തുവാ എന്തുവാ എന്തുവാ കാപ്പി ഒക്കെ കുടിച്ചിട്ടേ. അവിടുന്ന് നേരെ tea factory ഒക്കെ ഉണ്ട് അവിടെ. അതാവുമ്പും family ആയിട്ടൊക്കെ ആഹ് മൂന്നാർ. ആഹ് തേയിലയും കാപ്പിയും ഒക്കെ. നല്ലയാ അത് കാണാൻ. ഉണക്ക തേയില ഇല ഒക്കെ പൊടിച്ചു വരുന്നതും. പൊടിയല്ല അവിടുത്തെ ഒരു മാതിരി തരി പോലൊക്കെ അല്ലിയോ കിട്ടുന്നത് ഉണക്കി പൊടിച്ച മാതിരി. ഓ ഞങ്ങള് മേടിച്ചും ഒന്നും ഇല്ല പൈസ ഒന്നും ഇല്ലാരുന്നു. Tour പോയപ്പോ മേടിച്ചായിരുന്നു. ഊട്ടിയിലോ കൊടൈക്കനാലിലോ എങ്ങാണ്ടാരുന്നു tour പോയപ്പോ. ആഹ് chocolate ഒക്കെ മേടിച്ചു chocolate factory ഒക്കെ ഉണ്ടാരുന്നു. അപ്പൊ അവിടുന്ന് നേരെ ഊട്ടി പിടിക്കുക. കൊടൈക്കനാല് ഊട്ടി കൊടൈക്കനാല് പിടിച്ചിട്ടു. അവിടാകുമ്പോ പിന്നെ കൊട്ടാരക്കര garden ഉം palace ഉം കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. കൊടൈക്കനാല് നിങ്ങള് പോവേണ്ടന്നു തോന്നുന്നു. അങ്ങിനെ വലുതായിട്ടു ഊട്ടിയിലേക്കാൾ സാധനങ്ങൾ ഒക്കെ കിട്ടുന്നെ കൊടൈക്കനാലാ. പിന്നെ സ്ഥലങ്ങള് രണ്ടും difference ആ വീടും മലേടെ മണ്ടയ്ക്കൊട്ടിങ്ങനെ വീട് ഇങ്ങനെ ഇല്ല് കൊച്ചു കൊച്ചു വീട് ഇങ്ങനെ കെട്ടിയേക്കുവാ അതൊക്കെ നല്ല view ആ. ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ നമ്മളിപ്പം താഴെ ഒരു ഭാഗത്തായിരിക്കും നിൽക്കുന്നത് നിൽക്കുന്നത് അവിടുന്ന് നോക്കുമ്പം നാലു side ഉം മല. അങ്ങോട്ട് നോക്കിയാ വീടിങ്ങനെ കൊച്ചു കൊച്ചു വീടുകൾ ഇങ്ങനെ കെട്ടി കെട്ടി ഇങ്ങനെ മേലോട്ട് നിൽക്കുന്നെ കാണാം ഓരോരുത്തരുടെ വീടാവിടൊക്കെ അവിടൊക്കെ താമസിക്കുന്നവുരുടെ അതൊക്കെ നല്ല രസമാ കാണാൻ ആഹ് ഉം പിന്നെ അവിടുന്ന് മറ്റേ കുതിര സവാരി ഒക്കെ ഉണ്ട്. ആഹ് ആ കൊച്ചിനെ കയറ്റി ഒക്കെ ഇരുത്തി അണ്ണനും കേറി പെയ്യേ പോയ മതി ഓടിക്കത്തുവൊന്നുവില്ല പൈയ്യേ അവിടൊക്കെ നടത്തുവെ ഉള്ളു. കുതിരേടെ മണ്ടയ്ക്ക് കയറുന്നതിനായിട്ടു നൂറ് നൂറ്റമ്പതോ എങ്ങാണ്ടാ. ഉം കുറച്ചേ ഉള്ളു പിന്നെ അവര് പറയുന്ന പോലെ പൈസ കൊടുത്ത അവര് വേണോങ്കി അവിടൊക്കെ just ഒന്ന് കറക്കി പത്തു പതിനഞ്ചു minute കാണും അപ്പോഴത്തേക്കു നമ്മള് നടു പകുതി പോകും ആഹ് കാരണം നമക്ക് ശീലം ഇല്ലല്ലോ. ഹും പിന്നെ ഞങ്ങള് ഊട്ടി കഴിഞ്ഞിട്ട് നേരെ, , കോയമ്പത്തൂര് വഴിയാ, പളനി കേറി.

കുറച്ചു ദൂരം ഉണ്ട് കോയമ്പത്തൂർ പളനിയിൽ നിന്ന് കോയമ്ബത്തൂര് ആഹ് ആഹ് നല്ല അങ്ങിനെ കോയമ്പത്തൂര് വന്നു എന്തുവാ ഇന്നപോലെ hotel ഇൽ കയറി room ഒക്കെ set ആയി വന്നപ്പോഴേക്കും നല്ല തിരക്കൊണ്ടായിരുന്നു കോയമ്പത്തൂര് ആ കോയമ്പത്തൂര്. അതെന്താന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിൽ ആയിട്ടില്ല. കോയമ്പത്തൂർ ഞാൻ അന്നാ പോകുന്നത് എനിക്ക് തോന്നുന്നു അവിടെ അങ്ങനാണെന്നു തോന്നുന്നു. നല്ല~ നല്ല തിരക്കായിരുന്നു വണ്ടി പോക്കും കാര്യങ്ങളും ഒക്കെ

അല്ല കോയമ്പത്തൂര് നമ്മള് ഇവിടെ കേറി മറ്റേ ശിവ ക്ഷേത്രം ഇല്ലേ ആദി യോഗി ഉം അവിടെ പോയി, അവിടുന്ന് കുറച്ചേ ഉള്ളു, കോയമ്പതുരാ സംഭവം. ആഹ് ഇല്ലേ ആഹ് പകുതി വെച്ചിട്ടു ഇല്ലെ മേലോട്ട് ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നെ അത് നല്ല രസമാ അഹ് ആദിയോഗി ആഹ് അത് നമ്മൾ അങ്ങുന്ന് വരുമ്പോഴേ കാണാം പറ്റും ഭയങ്കരവാ, ദുരെന്നെ കാണാൻ പറ്റും. full black ഭയങ്കര view ആയിരുന്നു അത്. അവിടുന്നിങ്ങു അതൊക്കെ കണ്ടു, അവിടെ കേറി ചെന്ന് അവിടെ കുറെ നേരം ഇരുന്നു photo ഒക്കെ എടുത്തു. ഭയങ്കര vibe ആ. എന്ന് വെച്ചാ silent ഉം കാര്യങ്ങളും ഒക്കെ യാ. Full side ഇല് എല്ലാരും വന്നവിടെ ഇരിക്കുവല്ലിയോ. വെയിലെന്നോ മഴയെന്നോ ഒന്നും ഇല്ല എന്ന് വെച്ചാ മനസ്സ്, ചൂടൊക്കെ ചൂടൊണ്ട് ചൂടൊന്നും അറിയുന്നില്ലല്ലോ, നല്ല കാറ്റാ അവിടെ കാറ്റായൊണ്ട് വലിയ, ചൂട് കൊള്ളും. പക്ഷെ നമുക്ക് വലുതായിട്ടു വിയർക്കത്തില്ല. കാറ്റ് അയൊണ്ടേ, തണുത്ത കാറ്റാ, അത് കൊണ്ടാ ശിവന് അങ്ങിനെ ഉള്ളോരിതു കൊടുത്തിരിക്കുന്നെ രുപം. കണ്ണടച്ച് ശാന്തവായിട്ടു ഉറങ്ങുന്നു. ഉറങ്ങുവല്ല ധ്യാനിക്കുവാ. അങ്ങനെ പിന്നെ അവിടെ ആഹ് അവിടുന്നങ്ങോട്ട് പൊള്ളാച്ചി വഴി വരാം പിന്നെ വാൽപ്പാറ വഴി കേറി വരം. അതായതു വാല്പാറേ കേറുമ്പോ . രാവിലെ പത്തു മാണി തൊട്ടു ആ അത് നമ്മൾ ഇങ്ങോട്ടു വരുന്ന വഴിയാ. പൊള്ളാച്ചിന്നു നമക്ക് കേരളത്തിലോട്ടു കേറുന്ന വഴിയാ. ആ border ആ. Border ഇലോട്ടു നമ്മള് എന്ന് വെച്ചാ full forest ആ

പോകാൻ പറ്റും നമ്മൾ ഒരു നാലേ മുക്കാലായാലും കേറി കഴിഞ്ഞ പോകാൻ പറ്റും. അഞ്ചു മണിയാകുമ്പോൾ front അവര് close ചെയ്യും. front അവര് close ചെയ്യും. അത് പിന്നെ ഇങ്ങോട്ടുള്ള വാഹനമേ അവര് കടത്തി വിടത്തുള്ളു അവിടുന്ന്. ഇല്ലില്ല. ആ പിന്നെ മറ്റേടത്തുന്ന് കേറ്റി വിടുന്നതെ ഇങ്ങോട്ടു ഇറക്കി വിടത്തുള്ളു. അങ്ങനാ ആഹ് ആഹ് പത്തുമണിക്കും അഞ്ചുമണിക്കും ഇടക്ക്. ഇടയ്ക്കു നമക്ക് പോകാം. അങ്ങനാണെങ്കിൽ നമക്ക് forest ഉം കാര്യങ്ങളും എല്ലാം കണ്ടു ആനേ ഒക്കെ കാണാം പോന്ന വഴിക്ക് ഉം അല്ലാതെ വിഷയം ഒന്നും ഇല്ല നമ്മള് ആന ഇപ്പം road ഇൽ കൂടി പോവാണെങ്കിൽ stop ചെയ്തിട്ടാ മതി. അതിനെ കേറി ഒന്നും ചെയ്യാൻ ഒന്നും നിൽക്കേണ്ട.

ഉം അതാരിക്കും നല്ലതു. ഇല്ലില്ല നമ്മള് നേരെ വഴിയേ വന്നതേ ഉള്ളു. കോട്ടയം വഴി അല്ല എറണാകുളം വഴിയാ ഞങ്ങൾ വന്നേ ആഹ് ആലപ്പുഴ വഴി തന്നെ നമ്മടെ route, ആലപ്പുഴ അല്ലിയോ നമുക്ക്, രാത്രിലാ ഞങ്ങള് വന്നത്. ആ പോയ route തന്നെ. പോയെ നമ്മള് വാഗമണ് കേറിയാണ് പോയത്. ആ ഒരു ഇതേ എടുത്തുള്ളൂ. തിരിച്ചു നമ്മൾ എറണാകുളത്തു വന്നിട്ട് നേരെ നമ്മള് ആലപ്പുഴ route പിടിച്ചു ഹും കായംകുളം നമ്മള് പോന്ന route എറണാകുളത്തു വന്നു. ഹും home stay ആരിക്കും പൈസ കുറവാണെങ്കിലും കുറച്ചു കൂടി better. ആഹ് നല്ലതൊക്കെ കാണും മറ്റേ കുറച്ചു location എല്ലാം പക്കെയാ. ഞാൻ പറഞ്ഞ സ്ഥലം അല്ലാതെ വേറെ കുറെ സ്ഥലം ഉണ്ട്. നാമക്കവിടെ ചെല്ലുമ്പോ അറിയാൻ പറ്റും. ഒരു നമ്മടെ ആ pine forest ഒക്കെ ഉണ്ടല്ലോ. വാഗമണ് തന്നെ pine forest പിന്നെ ഡാമുകൾ ഉണ്ട് ഇടുക്കി ഉം മാട്ടുപ്പെട്ടി dam ഉണ്ട് മൂന്നാറ് കുറെ ഉണ്ട് ഉം ആഹ് ഉം ആഹ് കുറച്ചേ ഇത് ദിവസം ഒക്കെ set ആക്കിയിട്ടു എന്നെ ഒന്ന് വിളിച്ചാ മതി ആ set ആക്കി തരാം ഞാൻ കുറച്ചു പേരുടെ number തരാം അവിടുള്ള. ആഹ്

Okay ആഹ് Okay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 ഇദ്ദേഹം ഇങ്ങനെയായി മാറാൻ കുറേ സാഹചര്യ പ്രശ്നങ്ങൾ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഇടതുകാൽ ചെറുതായിരുന്നു. surgery തന്നെ അങ്ങനെയിരിക്കെ ഒരു Argentinian professional football കളി

തന്റെ തലമുറയിലെ ഏറ്റവും മികച്ച football കളിക്കാരനായി ഒരാളായി അദ്ദേഹത്തിനെ പരിഗണിക്കുന്നു. മെസ്സി തന്റെ ഇരുപത്തൊന്നാം വയസ്സിൽ european football of the year FIFA ലോക football of